സ്പീക്കർ 2 അപ്പോ ഏറ്റവും കൂടുതല് സംസാരിക്കണത് ഞാൻ

സ്പീക്കർ 2 ആ ദൂഷ്യഫലങ്ങളെപ്പറ്റി എനിക്ക് ശരിക്കും

സ്പീക്കർ 2 നമ്മടെ നമ്മള് ഒരേ നാട്ടിലാണ് നമ്മടെ നാട്ടിലൊക്കെ

സ്പീക്കർ 2 മനസ്സിലാക്കിയത്. അഭിഷേകിനും അറിയുമായിരിക്കല്ലോ ല്ലേ?

സ്പീക്കർ 1 കണ്ണൂർ ആയിക്കോട്ടെ കോഴിക്കോട് കാസർഗോഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എന്ന് പറയുന്ന ഒരു നറേഷൻ നമ്മുടെ നാട്ടില് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പലേടത്തായിട്ടും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നേരേഷൻ അത് ടീവിയിൽ ആയിക്കോട്ടെ പലതരത്തിലുള്ള ടീവികൾ
സ്പീക്കർ 1 സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളിൽ എല്ലാം തന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള ഒരു വാദം ഉന്നയിക്കുന്നതായി ശ്രദ്ധയിൽപെട്ടിട്ടുണ്ട് . ഈയടുത്തു ഞാൻ ഒരു ഒരു ടീവിയിൽ സംപ്രേഷണം ചെയ്ത ഒരു
സ്പീക്കർ 1 പരിപാടി കണ്ടപ്പോൾ അതില് വടക്കൻ കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളെ പറ്റിയായിരുന്നു ആ പരിപാടി . ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീടുകളിൽ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ആ കൊല്ലപ്പെട്ട ആളുടെ വിധവ ആയ
സ്പീക്കർ 1 ഭാര്യ അതുപോലെ അമ്മ ഇവരുടെയൊക്കെ മനസ്സിലെ ഇവരുടെ കണ്ണുനീരാണ് നമ്മളെ കാണിച്ചുതരുന്നത് . അത് കാണുമ്പം തന്നെ എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്
സ്പീക്കർ 1 പലപ്പോഴും ആയിട്ട് ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത് കാണുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആളുകളെ കൊല്ലാനായിട്ടുള്ള ഉപാധി ആയിട്ടല്ല കാണേണ്ടത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ

സ്പീക്കർ 2 വ്യത്യസ്ഥ രാഷ്ട്രീയ
സ്പീക്കർ 2 ചിന്തകൾ ഉള്ളവർ ആണെങ്കിൽപോലും
സ്പീക്കർ 2 നമുക്ക് നല്ല സുഹൃത്തുക്കളായാൽ പോരല്ലോ? നമുക്ക് ഒരുപോലെ പ്രവർത്തിക്കാൻ പറ്റണം.
സ്പീക്കർ 2 ഞാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ
സ്പീക്കർ 2 രീതികളിലേക്കും അവര് അവര് വിശ്വസിക്കണ

സ്പീക്കർ 2 ഓക്കെ, നമ്മള് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേക്കും

സ്പീക്കർ 2 എന്റെ ഒരു കക്ഷിരാഷ്ട്രീയം വ്യത്യസ്ഥമായേക്കാം

സ്പീക്കർ 2 ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും കൊലപാതകങ്ങളായാലും, അക്രമസംഭവങ്ങളായാലും

സ്പീക്കർ 2 കൂട്ടത്തോടെ ആളുകളെ ഉപദ്രവിക്കണ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്.

സ്പീക്കർ 2 അങ്ങനെ നിരത്തുകളിലൂടെ

സ്പീക്കർ 2 നിരത്തുകളൊക്കെ ഇങ്ങനെ സമരങ്ങള് ചെയ്യാ

സ്പീക്കർ 2 സമയത്തിന് അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് ആശുപത്രികളിലേക്ക് പോകണവരെയൊക്കെ
സ്പീക്കർ 2 വിടാതെ പിടിച്ചു നിർത്തി അങ്ങനെയൊക്കെ
സ്പീക്കർ 2 സമരങ്ങള് ഏർ ങ്ങളിൽ ഏർപ്പെടാ എന്ന് പറയണതൊന്നും
സ്പീക്കർ 2 ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെ ആണ്. നമ്മള്

സ്പീക്കർ 2 ഒരോരാളും ഓരോ കക്ഷി ചേർന്നിട്ട് ആണെങ്കിൽ കക്ഷി ശരണ്യതിപ്പിക്കും. കാരണം, നമ്മടെ
സ്പീക്കർ 2 ജനാധിപത്യ രാജ്യത്തില് കക്ഷിരാഷ്ട്രീയം വേണം. എന്നാൽ മാത്രമെ

സ്പീക്കർ 2 ഉള്ളതിൽ ഏതാ നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ
സ്പീക്കർ 2 ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടുതന്നെ കക്ഷിരാഷ്ട്രീയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.
സ്പീക്കർ 2 ആ വ്യത്യസ്ഥമായ കക്ഷിരാഷ്ട്രീയങ്ങളും
സ്പീക്കർ 2 നല്ല രീതിക്ക് ഓരോരാൾക്ക് ഓരോരോ കക്ഷി ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമ്പോഴാണ് അത് ഒരു
സ്പീക്കർ 2 നല്ല ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മടെ നാട്ടിൽ എന്നും നമ്മടെ സംസ്ഥാനത്ത് ന്നും നമ്മടെ രാജ്യത്ത് ന്നും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാവും. നാട്ടിലെന്നെ നമുക്ക് നല്ല പ്രവര്ത്തനങ്ങള് കൊണ്ടുവരാൻ പറ്റും. ഒരുമിച്ച്
സ്പീക്കർ 2 ഒറ്റകെട്ടോടെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വച്ചാ
സ്പീക്കർ 2 ഒരു കക്ഷിരാഷ്ട്രീയക്കാര് നല്ലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ

സ്പീക്കർ 2 വേ നമ്മടെ വേറൊരു കക്ഷിരാഷ്ട്രീയ പാർ
സ്പീക്കർ 2 കക്ഷിരാഷ്ട്രീയം നോക്കും

സ്പീക്കർ 2 അത് ഒട്ടും ആരോഗ്യകരമല്ലാത്ത ആരോഗ്യകരമായ രാഷ്ട്രീയമാ
സ്പീക്കർ 1 അതെയതെ രാഷ്ട്രീയമായിട്ടു ഒരു മുന്നണി ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ വികസനങ്ങൾ ആയിക്കോട്ടെ ആശയങ്ങൾ ആയിക്കൊള്ളട്ടെ അതിനെതിരെ

സ്പീക്കർ 1 സംവിധാനത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഒരു മര്യാദയുള്ള രാഷ്ട്രീയ ബോധമല്ല അത് . എന്ത് വന്നാലും അത് തോളോട് തോൾ ചേർന്ന് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ

സ്പീക്കർ 1 നിയന്ത്രിക്കേണ്ട സാഹചര്യങ്ങളിൽ നിയന്ത്രിക്കുകയും നേർവഴിക്കു നടത്തുകയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പ്രതിപക്ഷം ആയിക്കോട്ടെ ഭരണപക്ഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ
സ്പീക്കർ 1 ഒരു മികച്ച ഭരണ സംവിധാനം എന്ന് പറയാൻ കഴിയുകയുള്ളു ഒരിക്കലും നമ്മൾ ഒരു ഏകാധിപത്യ രാജ്യമല്ല നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു അംഗമാണ് ഉള്ളതെങ്കിലും അത് ഒരു നിയമസഭാ സാമാജികൻ ഉള്ള പാർട്ടിയാണെങ്കിലും
സ്പീക്കർ 1 രാഷ്ട്രീയ സംഘടനയെ രാഷ്ട്രീയ സംഘടന തന്നെ ആയിക്കണ്ടു നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മയുടെ കലാലയങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ കലാലയങ്ങളിൽ ഒരു കാലത്തു അക്രമ രാഷ്ട്രീയം

സ്പീക്കർ 1 അന്ന് കെ കരുണാകരന്റെ കാലത്തും അടിയന്തരാവസ്ഥ കാലത്തു പ്രത്യേകിച്ചും സംഭവിച്ചിരുന്നു പിന്നീട് കാലം മാറി കാലം മാറിയപ്പോൾ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വാധീനം
സ്പീക്കർ 1 ഈ കാമ്പസുകളിലും പല കലാലയങ്ങളിലും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും ഒരു വേട്ടക്കാരനും ഇരയും മാറുന്നുള്ളു
സ്പീക്കർ 1 ആ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ എപ്പോഴും സാധാരണക്കാർ തന്നെയാണ് അവിടെ ഇര മാറും വേട്ടക്കാരൻ മാറും ചില ഇര വേട്ടക്കാരൻ ആവും വേട്ടക്കാരൻ ഇര ആവും അനന്തേ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട്

സ്പീക്കർ 1 അനുയോജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെത്തെ പറഞ്ഞതുപോലെ ചർച്ചയാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആ ആശയങ്ങൾ മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നതിലും
സ്പീക്കർ 1 നമ്മക്ക് തെറ്റുകളുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾ ഒരു ദുരഭിമാനവും കൂടാതെ തിരുത്തുകയും നമ്മൾ ഒന്നുകൂടെ നമ്മളെ പുനർ പരിശോധന ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഭരണ സംവിധാനത്തിനു പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

സ്പീക്കർ 2 ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു കുട്ടീനെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്
സ്പീക്കർ 2 ആ വിദ്യാർത്ഥി വിശ്വസിക്കണ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത വേറൊരു കൂട്ടം വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥിയെ കൊന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥി ആണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കലകളിലും
സ്പീക്കർ 2 ആ നല്ലൊരു ഗായകനാണ്. അങ്ങനെ ഒക്കെ ഉള്ള ഒരു വിദ്യാർത്ഥി ആണ്. ആ ഒരു വിദ്യാർത്ഥിയെ കൊന്നതിനുശേഷം നമുക്ക് ഒരിക്കലും ആ അച്ഛനും അമ്മക്കും ആ വിദ്യാർത്ഥിയെ തിരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല.
സ്പീക്കർ 2 അപ്പോ ആ ഒരു മരണം മരണം തന്നെ ആണ്. അപ്പോ

സ്പീക്കർ 2 ഇതൊക്കെ വളരെ ആരോഗ്യകരമായി പോണ്ടതാണെന്നും
സ്പീക്കർ 2 രാഷ്ട്രീയം എന്ന് പറയണത് നമ്മടെ ജീവിതത്തിനെ കൂടുതല് സുഗമമാക്കാൻ വേണ്ടി ഉള്ളതാണെന്നുള്ളതും
സ്പീക്കർ 2 രാഷ്ട്രീയപരമായിട്ട് അതായത് നമ്മടെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഒരു നല്ലൊരു

സ്പീക്കർ 2 നല്ല രീതിക്ക് ഒരു രാഷ്ട്രത്തിനെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മള്
സ്പീക്കർ 2 ആ രാജ്യത്തിലെ ഓരോ രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധിക്കേണ്ടത്. ആ രാഷ്ട്രീയ സംഘടനകളൊക്കെ

സ്പീക്കർ 2 ജീവിക്കണ രാജ്യം പറയണത് ഇതിനെകാണീ
സ്പീക്കർ 2 നല്ല വികസനമുള്ള പല രാജ്യങ്ങളും ഉണ്ട്. നമ്മൾ ഇപ്പഴും അവരുമായിട്ടൊന്നും

സ്പീക്കർ 2 നമ്മള് തമ്മില് രാജ്യത്തിന്റെ ഉള്ളില് അടികൂടി കൂടുകയാണെങ്കിൽ എങ്ങനെ നമ്മള് സ്വരാഷ്ട്രം ന്ന് പറഞ്ഞ രീതിയില് വളരും.
സ്പീക്കർ 2 ഒരിക്കലും ആ ഒരു വളർച്ച നമുക്ക് ഉണ്ടാവില്ല. അപ്പോ ഓരോ രാഷ്ട്രീയ സംഘടനകൾ ആയാലും ഓരോ രാഷ്ട്രീയക്കാരനായാലും ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരന്

സ്പീക്കർ 2 രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നവൻ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം

സ്പീക്കർ 2 ഇനി സ്വന്തം രാഷ്ട്രീയത്തിന്റെ പുരോഗതത്തിക്കുവേണ്ടി
സ്പീക്കർ 2 ഏത് പ്രവർത്തിയെയും ഏറ്റെടുത്ത് നല്ല നല്ല പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരാള് മാത്രം ആണ് അങ്ങനെ ആണ് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെ നിർവചിക്കാ. ആ നിർവജനത്തിന്ന് യാതൊരു ബന്ധവുമില്ലാത്ത പ്രവര്ത്തനങ്ങള് ചെയ്യണ
സ്പീക്കർ 2 രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് പ്രവർത്തിക്കണേ എന്നുള്ള ഒരു തത്വത്തിൽനിന്ന് മറന്നുപോണ ഒരാളേയും ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല.
സ്പീക്കർ 1 അതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിത്രങ്ങൾ ചാള ചിത്രങ്ങളും ആക്ഷേപ ഹാസ്യത്തോടുകൂടി കാണിച്ചു തരുന്ന നമ്മുടെ മുൻപിലേക്ക് വച്ച് തരുന്ന ഒരു മുഖമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ
സ്പീക്കർ 1 അതല്ല രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ , ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു രാജ്യത്തെ ഒരു കാലം കൂടെ മുന്നോട്ട് നയിക്കാൻ

സ്പീക്കർ 1 അത് ഒരിക്കലും തിന്ന മിടുക്കോ അല്ലെങ്കിൽ കയ്യൂക്കോ ആയിട്ടു അതിനെ കാല്പനിക വൽക്കരിക്കുന്ന ഒരു സമൂഹത്തിലെക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് ആണ് നമ്മുടെ സമൂഹം പോകുന്നത് പക്ഷെ അത് ഒരിക്കലും നമ്മക്ക്
സ്പീക്കർ 1 അതിനെ പിന്തുണക്കാൻ പാടുള്ളതല്ല മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ പറയുന്നതുപോലെ ഓരോ തുള്ളി ചോരക്കും ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് എന്നാണ്
സ്പീക്കർ 1 മനുഷ്യ ജീവനെ ത്യജിച്ചു കൊണ്ട് നേടുന്ന അധികാരങ്ങൾ ഒന്നും തന്നെ ഒരു കാലഘട്ടത്തിലും അത് പൂർണമല്ല അതിൽ ഒരു വിശ്വസ്തതയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്
സ്പീക്കർ 1 രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെത്തെ പറഞ്ഞത് പോലെ അത് ചർച്ച ചെയ്യാനുള്ള വേദി ആയിരിക്കണം അവിടെ എല്ലാ
സ്പീക്കർ 1 എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം അത് ഏത് മതത്തിൽപ്പെട്ടവൻ ആയിക്കോട്ടെ ഏത് ജാതിയിൽ പെട്ടവൻ ആയിക്കോട്ടെ ഏത് വർണ്ണത്തിൽ പെട്ടവൻ ആയിക്കോട്ടെ ഏത് ഭാഗത്തു നിന്ന് ഉള്ളവർ ആയിക്കൊള്ളട്ടെ ആ രാജ്യങ്ങൾക്ക് അതീതമായി
സ്പീക്കർ 1 നമ്മളുടെ അതിർത്തികൾക്ക് അതീതമായിട്ടു ഒരു വിശ്വ മാനവികനായിട്ടു ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയം തന്നെയാണ് അങ്ങനെ ചന്തിക്കുക എന്നുള്ളത് ഈ ഇടുങ്ങിയ സാഹചര്യത്തിൽ ഈ ഇടുങ്ങിയ മനസ്സിന്റെ ഇടുങ്ങിയ മനസ്സുകൾ ഉള്ള ഈ സാഹചര്യത്തിൽ
സ്പീക്കർ 1 വളരെ ബുദ്ധിമുട്ടും കൂടി ഉള്ള ഒരു കാര്യം കൂടി ആണ് പലർക്കും തന്നെ അതിലൊട്ടു മാറിവരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലവരെയും ഉൾക്കൊള്ളിക്കണം എന്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട്പോവുന്നതായിരിക്കണം ഒരു പുതിയ രാഷ്ട്രീയ മാതൃക അതാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്
സ്പീക്കർ 2 അതെ അതന്നെ ആണ് ഇപ്പോ ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ എല്ലാം നിയമം പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോ നമ്മക്ക് ആ നിയമവുമായി ബന്ധപ്പെട്ട് നോക്കിയാല് മനസിലായി. ഇവിടെ ഇപ്പോ ഓ എല്ലാ സ കക്ഷികൾക്കും
സ്പീക്കർ 2 അവരുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ ആ ആനുകൂല്യങ്ങളായി. ആ ഇപ്പൊ തിരഞ്ഞെടുപ്പ് സമയത്ത് ആയാലും ഒക്കെ ആ പിന്നെ തിരഞ്ഞെടുപ്പ് സമയങ്ങളില്
സ്പീക്കർ 2 ഒക്കെ എന്താ സംഭവിക്കണേന്ന് വച്ചാല്

സ്പീക്കർ 2 കൂടുതല് ചെയ്യാൻ പറ്റുമായിരിക്കാം. കാരണം, അതിന് വേണ്ടിയിട്ടുള്ള പൈസയും ഇതൊക്കെ നമുക്ക് പൊതു കത്തനാറിൽ നിന്ന് കിട്ടും . പക്ഷേ, രാഷ്ട്രീയം എന്ന് പറയണതും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയണതും കേവലം
സ്പീക്കർ 2 ഭരണത്തിൽ ഇരുന്ന് ചെയണതല്ല. നമ്മൾക്ക് രാവിലെ എണീറ്റ് നമ്മള് ചെയ്യണ ഓരോ കാര്യങ്ങളിലും നമുക്ക് രാഷ്ട്രീയ അവബോധം
സ്പീക്കർ 2 വച്ചുപുലർത്താൻ പറ്റണം. ഇപ്പോ നമ്മള് ഒരു സ്ത്രീ സമത്വത്തെപ്പറ്റി ചിന്തിക്കണത് ആ നമ്മടെ രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കണത് അതൊക്കെ രാഷ്ട്രീയമാണ്. അതാണ് രാഷ്ട്രീയ
സ്പീക്കർ 2 അവബോധം എന്ന് പറയണത്. അങ്ങനെയൊരു രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത ഒരു തലമുറയാണ് ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇപ്പോ ആ നമുക്കന്നെ അറിയാം നമ്മടെ രാഷ്ട്രം ആ നേരിടുന്ന വല്യ വെല്ലുവിളികളാണ്
സ്പീക്കർ 2 ഈ അമിതമായിട്ട് വരുന്ന മദ്യപാനങ്ങള് മയക്കുമരുന്നുകളൊക്കെ. അതൊക്കെ നമ്മടെ രാഷ്ട്രീയം നശിക്കും. അപ്പോ അതൊക്കെ അവബോധം എന്ന് പറയണത് നമ്മടെ രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മള് ഇതിനെയൊക്കെ ചുരുക്കേണ്ടത്. എനിക്ക് അറിയണത് രാഷ്ട്രീയ സംഘടനതിരായാലും
സ്പീക്കർ 2 നല്ല രീതിയില് സംഘ സമരം ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം.
സ്പീക്കർ 2 നമ്മടെ രാജ്യത്തിനെ പിന്നോട്ട് വലിക്കാൻ നമ്മടെ തലമുറയിനെ പിന്നോട്ട് വലിക്കാൻ താ സാധ്യത ഉള്ള
സ്പീക്കർ 2 ഒരു പ്രവർത്തനവും രാജ്യത്ത് നടക്കുന്നത്
സ്പീക്കർ 2 ഇല്ല അങ്ങനെ ഒരു നടക്കില്ല എന്ന് ഉറപ്പാക്കാ എന്നുള്ളതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെ ഒരു അവബോധത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ എനിക്ക് ആലോചിക്കുമ്പോ തോന്നുന്നു വളരെ നല്ല സൗഹൃദത്തില് പോകാൻ പറ്റുന്ന ഒരു
സ്പീക്കർ 2 മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയണത്. മേഖല എന്നൊന്നും പറയാനില്ല നമ്മള് രാവിലെ എണീച്ച് ഓരോ കാര്യങ്ങള് ചെയ്യണത് തൊട്ട് ഉറങ്ങണ വരെ നമ്മടെ ജീവിതത്തില് രാഷ്ട്രീയം ഉണ്ട്.

സ്പീക്കർ 2 നമ്മള് വിശ്വസിക്കണ രാഷ്ട്രീയം
സ്പീക്കർ 2 തുറന്നുകാട്ടുന്നത് നമ്മള് വിശ്വസിക്കണ രാഷ്ട്രീയങ്ങള്
സ്പീക്കർ 2 നൂടെ ആയി നമ്മള് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മനുഷ്യനായിട്ട് വരാൻ പറ്റും. അങ്ങനെ എല്ലാവരും രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാണെങ്കില്
സ്പീക്കർ 2 അത് രാഷ്ട്രത്തിന്റെ ഉറ്റ പുരോഗതിക്ക്

സ്പീക്കർ 2 അക്രമണം എന്ന് പറയണ ഒരു സംഭവമേ വരേണ്ട ആവശ്യമില്ല. കാരണം
സ്പീക്കർ 2 ഇങ്ങനെ അക്രമണകാരികളാണ് രാഷ്ട്രത്തെ ഭരിക്കണത് എങ്കിൽ ആലോചിച്ചുനോക്കിയേ? എങ്ങോട്ടാണ് രാജ്യം പോവാ. അതുകൊണ്ടുതന്നെ അതിനോട് ഇനി കണ്ണടക്കാതെ
സ്പീക്കർ 2 ഒരു അക്രമ രാഷ്ട്രീയം ഇല്ലാതെ നല്ല സൗഹൃദത്തോടുകൂടി നല്ല ചർച്ചകളിലൂടെ

സ്പീക്കർ 2 നാളെ ഞാൻ മുന്നില് കാണുന്നുണ്ട്.
സ്പീക്കർ 1 അതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ദൈനം ദിന ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമാണ് ഒരിക്കലും എനിക്ക് രാഷ്ട്രീയമില്ല അരാഷ്ട്രീയ വാദിയാണ് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല
സ്പീക്കർ 1 എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നു വച്ചാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ആകെ ചിന്തിക്കുന്നത് കൊടികളുടെ കീഴിൽ രാഷ്ട്രീയത്തെ കൊണ്ട് കെട്ടിവക്കുകയാണ് ചെയ്യുന്നത്
സ്പീക്കർ 1 അതിനു പകരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിലും വിശാലമായ ഒരു മേഖലയാണെന്നും നമ്മുടെയൊക്കെ ദൈദിനം ദിന ജീവിതത്തിൽ എല്ലായിടങ്ങളിലും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന
സ്പീക്കർ 1 ഭക്ഷണം നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള എന്ത് കാര്യങ്ങളിലും സാമ്പത്തികവും സാമൂഹ്യവുമായ സർവ്വ മണ്ഡലങ്ങളിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റേതായ ഒരു അതിന്റെതായ ഒരു
സ്പീക്കർ 1 ഭാഗമുണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം അതിലോട്ടു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മൾ രാഷ്ട്രീയത്തെ ഇഷ്ടപെടുന്നില്ലെങ്കിലും രാഷ്ട്രീയം നമ്മളുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് . നമ്മുടെ കാര്യങ്ങളിൽ രാഷ്ട്രീയം
സ്പീക്കർ 1 മുൻപോട്ടു വരുന്നുണ്ട് പല കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാവുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അരാഷ്ട്രീയമായി ജീവിക്കാതെ രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു രാഷ്ട്രീയം
സ്പീക്കർ 1 പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനയുടെ കോടിയുടെ കീഴിൽ കൊണ്ടുപോയി തന്റെ രാഷ്ട്രീയ ബോധത്തെ കൊണ്ടുപോയി തലക്കുന്നതിലല്ല മറിച്ചു
സ്പീക്കർ 1 വിശാലമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന എന്തിനും സംസാരിക്കാനും ഉള്ള ഒരു വളരെ വിശാലമായ ഒരു മേഖല ആയിട്ട് രാഷ്ട്രീയത്തെ കാണാൻ വരും തലമുറക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്